ഒരു ഗ്രിൽഡ് മ് ജനവാ --

ഈ ഒരു ചുവന്ന തൊപ്പിയിട്ട് ഒരാളെ കാണ അവിടെ നമുക്ക് കാണാം.

രണ്ട് കാറുകള് അവിടെ നിർത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ആൾക്കാരവിടെ മ് പാ മ് .

പാലത്തിന്റെ മോളില് ഓട്ടർഷ നിർത്തിയിട്ടിട്ടെണ്ട് അതിന്റെ - ആഹ് - വൈദ്യുതി കാലുകളും അവിടെ കാണാം .]

റെയിൽ പാളം നമുക്ക് ഇവിടെ കാണാം ഏഹ് അവിടെ ഒരു ലൈറ്റ് ഏഹ് തെളിയുന്നുണ്ട് തിക്കോടിന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിവെച്ചത് അവിടെ കാണാം.

അ നല്ല ആ അ റൂഫ് റൂഫിലെ ജിപ്സം വർക്കാണ് ചെയ്തിരിക്കുന്നത് .

ചെയ്യുന്നതെല്ലാവരും ഇങ്ങനെയാണ് കാരണം ക പൈസ കൊണ്ടോയി സാധനം വാങ്ങിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ ബാങ്ക് ത്രൂ നമുക്ക് വളരെ എളുപ്പത്തിൽ കടയിൽ നിന്നും സാധനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്.

ഈ ഫോട്ടോയിൽ കാണുന്നത് ജിം ആണ് ജിമ്മിൽ നമുക്ക് വേണ്ട എക്സസൈസുകൾ ചെയ്യാനും അതേ പോലെ തന്നെ ബോഡി ബിൽഡ് അപ്പ് ചെയ്യുന്നവർക്കും അതേ പോലെ വെയിറ്റ് ലോസ് --

വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് ജിം നമ്മൾടെ ഇപ്പഴത്തെ ഭക്ഷണ രീതി ഉപയോ നോക്കുമ്പോൾ--

ഇവിടെ കാണുന്നത് ഒരു വണ്ടിന്റെ ഷോറൂം ആണത് ആ സ്കൂട്ടി --

കുറേ വസ്ത്രങ്ങൾ ഇവിടെ ഹാങ് ചെയ്തിട്ടത് കാണാവുന്നതാണ് അതേ പോലെ തന്നെ അടുക്കി മട--

ഇതിന്റെ അ മെറ്റീരിയൽ ന്ന് പറഞ്ഞാൽ കോപ്പർ മെറ്റീരിയൽ ആണ് നമുക്ക് വീണ് വീണിട്ടുണ്ടെ ഒടഞ്ഞ് പോകുന്ന മെറ്റീരിയൽ ആണ്.

ആഹ് - മ് -നല്ല ചില്ലുകൊണ്ട് അലങ്കരിച്ച - അഹ് - ഡോറുകളാണുള്ളത് പച്ചനിറത്തിലുള്ള --

മീൻ വിൽക്കുന്ന ഒരാളെയാണ് നമ്മളിവിടെ കാണുന്നത് ആഹ്--

നമ്മളീ ഈ ഫോട്ടോയില് കാണുന്നതൊരു കംപ്യൂട്ടർ ലാബാണ് ആഹ് - ചുമന്ന നല്ല -ആഹ് - റെഡ്

പല വിധത്തിലുള്ള ചെടികൾ നട്ടിട്ടുണ്ട് ചോപ്പും കറപ്പുമായ ഹാങിങ് പോട്ടിലാണ് .

അഹ് മതിലിലും ചെടികള് പിടിപ്പിച്ചിട്ടുണ്ട് ചട്ടികളിലായി ചൊവപ്പും കറുപ്പും ചട്ടികളില് ചെടികള് വെച്ചിട്ടുണ്ട് അതെപോലെത്തന്നെ കർമൂസേന്റെ ചെടി നമുക്കിവിടെ കാണാം.

ഈ ഫോട്ടോയിൽ കാണുന്നത് കേരളത്തിന്റെ തനതായ ഒരു പ്രകൃതിഭംഗി തന്നെയാണ് തെങ്ങുകളും മലകളും --

അ അതിന്റെ ഭംഗി പൂർണ്ണമായും ഈ ചിത്രത്തില് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് .